ഇപ്പൊ ഒള്ള Teacher നമുക്ക് എല്ലാം പറഞ്ഞൊക്കെ തരുവാരുന്ന് എന്ന് വെച്ച Importants points നമ്മളെ Text ല് Mark ചെയ്യിപ്പിക്കും പിന്നെ Leaders പിന്നെ Leaders കണ്ട്‌ പിടിച്ച ഓരോ Reforms ആ Reforms നടന്ന Year ഏത് അതെല്ലാം Teacher പറയേം ചെയ്യും അല്ലാതെ പിന്നെ എനിക്ക് തോന്നുന്നത് എനിക്കെന്ന് വെച്ചാൽ Important ആയിട്ട് തോന്നുന്നത് ഞാനും Mark ചെയ്യും അങ്ങനെയൊക്കെന്നെ ഈ Maths ലും ഈ എനിക്ക് അറിയന്നൊള്ള Formulas ഒക്കെ Just ഒന്ന് അഹ് എഴുതി വെക്കാതെ ഓള്ളൂ പിന്നെ മറ്റേതൊക്കെയും പിന്നെ വായിച്ച് വായിച്ച് പോകും അറിഞ്ഞൂടാത്തതൊക്കെ അങ്ങനെയൊക്കെ ഓരോ വിഷയാവും ശ്രെദ്ധിച്ച് ശ്രെദ്ധിച്ച് പഠിക്കണം

Science ഒരു വിധം കൊഴപ്പില്ല എളുപ്പാണ് പഠിക്കാൻ നമ്മള് ബാക്കിയൊള്ള Subject ന്നുപറഞ്ഞ് അതങ്ങ് ഒഴപ്പുവന്നല്ല എല്ലാ Subject ഉം ഒരുപോലെ Importance കൊടുത്ത് പഠിക്കണം അപ്പഴേ നല്ല Mark നമുക്ക് എല്ലാത്തിനും ഒരുപോലെ വാങ്ങാൻ പറ്റുള്ളൂ ആ ഇനിയിപ്പം അടുത്ത Nineth ലോട്ട് എനിയിപ്പം നമുക്ക് ഈ Physiscs ൽ തന്നെ ഇതിപ്പോ Mathamatical ആയിട്ടൊള്ള ഓരോ Problems ഒക്കെ ഒണ്ടെന്നൊക്കെ പറയുന്ന് അത് Teacher കൂടുതലെന്ന് വെച്ച അതിനൊരത് Important കൂടുതൽ Importance കൊടുക്കണം അത് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് അതിലൊള്ള Full mark score ചെയ്യാനൊക്കെ പറഞ്ഞാണ് Teacher ഇപ്പൊ പറയണത് കുറച്ചിസം നോക്കിയൊക്കണം ഓരോ Exam ഒക്കെ കഴിയുമ്പോ അത് മാത്രം പഠിച്ച Mark കിട്ടോന്ന് ചെലപ്പോ Teachers അങ്ങനെ പറഞ്ഞെങ്കിലും കൊറച്ചൂടെ കൂടുതൽ പഠിക്കാൻ പറ്റുമെങ്കിൽ കൊറച്ചൂടെ കൂടുതല് പഠിക്കാനും കൂടെ നോക്കണം കേട്ടോ ആ അത് Teacher മാര് പറയേം ചെയ്തു നിങ്ങളത് ചെയ്ത എ പഠിച്ച മാത്രേ അത് നിങ്ങക്ക് Thorough അകത്തൊള്ളൂ അങ്ങനെയൊക്കെ Teacher

പിന്നെ Chemistry ഓരോരോ Equations ഒണ്ടല്ലോ ഈ Chemical formula കണ്ടുപിടിക്കാനും അതൊക്കെ ഓ അതൊക്കെ ശെരിക്കും പറഞ്ഞ എളുപ്പവാണ് അതിനൊരു ചെറിയ Trick ഒണ്ട് ഞാന് Tenth ല് കേറിയ സമയത്ത് എൻറെ ചേട്ടനത് പറഞ്ഞ് തന്നതോടെ എനിക്കത് ഇപ്പൊ ആ Equation ൻറെ chapter clear ആയി നീ വരുമ്പോ ചോയിച്ചതി ഞാൻ പറഞ്ഞേരം അത് ആദ്യം ഇങ്ങനെ പാടായിട്ട് തോന്നും പക്ഷെ എളുപ്പാണ്

Teacher മാരൊക്കെ പറയുന്നത് എളുപ്പാണ് അത് Just ഒന്ന് മനസ്സിലാക്കിയാൽ മതി അഹ് അതേപോലൊക്കെ തന്നെയാണ് Teacher മാരും പറയണത് പക്ഷെ

അത് ഒരു വർഷം എന്തായാലും ഉണ്ടല്ലോ Final exam എഴുതാൻ വേണ്ടിട്ട് പഠിക്കുന്നത് നമ്മളാകാര്യം

അതിനുള്ളി അതൊക്കെ Thorough ആയിക്കോളും ഞാൻ പറഞ്ഞില്ലേ എന്നെങ്കിലും നീ കാണുമ്പോ എൻറെടുത്ത് ചോയിച്ചാൽ ഞാൻ പറഞ്ഞ് തരാം അത് നന്നായിട്ട് Thorough ആയിട്ട് ആ Topic പറയാം അതൊന്നും ആലോയിച്ച് Tension ആവണ്ട കേട്ടോ ഓ

പിന്നെ വേറെ വിശേഷം എന്തൊക്കെ ഉണ്ട് ഉം വിശേഷം ന്നുല്ല എനിപ്പം എനിക്ക് എ ഇതിൻറെ Final exam ഒക്കെ ആണ് School ഒക്കെ അടച്ച് പിന്നെ Ninth ൻറെ Class തൊടങ്ങും എട്ടാം തിയ്യതി തൊട്ട് March eighth ന് March eighteenth ന് അതിൻറെ Final exam ൻറെ Result ഒക്കെ വരും നല്ല Result കാണുന്ന് തോന്നാണൊണ്ട

ഒറ്റക്ക് കെടക്കുന്നത് രാത്രി ഒര് പത്ത് പത്തേകാലാവുമ്പോ കെടക്കും എണീക്കുന്നെ രാവിലെ School ല് പോകാനൊള്ളകൊണ്ട് ഒര് അഞ്ചേമുക്കാൽ ആറ് മണി ആ ഒരു സമയാവുമ്പോ എണീക്കും Tenth ലാവുമ്പോ Routine change ചെയ്ത Change ചെയ്തിട്ട് വേറെ നല്ലൊരു Routine ഒണ്ട് കാരണം നമ്മളൊരു പത്ത് മണിയൊക്കെ ആവുമ്പോ കെടക്കണം എന്നിട്ട് ഒരു നാല് മണിക്കൊക്കെ എണീറ്റിരുന്ന് പഠിക്കണം നാല് മണിക്കൊക്കെ പഠിക്കുമ്പോ നന്നായിട്ട് നമുക്ക് മനസ്സിലത് ഓ തലേല് നല്ല രീതിക്ക് ആ സമയത്ത് കേറും മനസ്സിലതിങ്ങനെ പതിഞ്ഞ് കെടക്കും അതൊക്കെ നല്ല രീതിക്ക് പഠിക്കാൻ പറ്റും കാരണം Pindrop ആണ് ആ സമയത്തപ്പം ബാക്കിയൊള്ള സമയത്ത് അപ്പോം ബാക്കിയൊള്ള സമയത്തൊക്കെ പഠിക്കുന്നേനെ കാളിലും Effective എന്നിട്ട് നമ്മളീ Monday to friday വരെ അത് പഠിക്ക എന്നിട്ട് ഈ Saturday sunday കിട്ടുമ്പോ നമ്മളിപ്പോ ചെയ്യന്നത് വീണ്ടും

നമുക്കത് Exam ൻറെ സമയാവുമ്പോ ഓർത്തെടുക്കാൻ പറ്റും ചെലപ്പോ ഇനി നമ്മള് അഥവാ വായിച്ചില്ലെങ്കിൽ ഓർത്തെടുക്കാൻ പറ്റും ആ അതേപോലെയൊക്കെ ചെയ്യൊക്കെ ചെയ്യാം പക്ഷെ രാവിലെ എണീച്ചിരുന്ന് എ പഠിക്കതൊന്നുല്ല പിന്നെ വൈകുന്നേരം മാത്രം School വിട്ടിട്ട് നേരെ Tution പോകും പിന്നെ Tution കഴിഞ്ഞ് വന്നിട്ടൊര് ആ Tution കഴിഞ്ഞ് വരുമ്പോ ഒര് അഞ്ചേമുക്കാല് ശേ അഞ്ചേകാല് അഞ്ചര ഒക്കെ ആവും അത് കളിഞ്ഞിട്ട് കൊറച്ചേരാം കളിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിച്ച് പിന്നെ വലതു ചായൊക്കെ കുടിച്ചിട്ട് ആ പിന്നെയോര് ആറ് ആ ഒരു സമയാവുമ്പോ തന്നെ ആറര ആറേമുക്കാലൊക്കെ ആകും പിന്നെയോര് എട്ട് എട്ടേകാലോക്കെയാവുമ്പോ കൊറേക്കെ ഇരുന്ന് പഠിക്കും അങ്ങനെന്നെ വേണം കാരണം നമ്മളെത്ര തെരക്കാണെലും കൊറച്ചേരാം നമ്മള് പിന്നെ വീട്ടില് Sibilings ഒക്കെ ഒണ്ടെങ്കില് അവരോടൊക്കെ കളിച്ചും എന്തെങ്കിലും ചെടിയൊക്കെ ഒണ്ടെങ്കില് അതിന് വെള്ളൊക്കെ ഒഴിച്ച് അങ്ങനെ കൊറച്ചേരാം സമയം Spend ചെയ്യണം അല്ലെങ്കിൽ നമ്മളോരേ പഠിത്തം ആയിക്കഴിഞ്ഞ ഭയങ്കര Boar പിന്നെ നമുക്ക് പഠിക്കാനെ തോന്നുല്ല ആ അതിനൊരു Mood കിട്ടത്തില്ല

ദിവസം രാവിലെ തൊടങ്ങി വൈകുന്നേരം വരെ ഒള്ള ഒരുപാട് കാര്യങ്ങള് നമക്ക് Friends നോട് സംസാരിക്കും അത് സംസാരിക്കും അത് ചെയ്യും ഇത് ചെയ്യും അപ്പോം വൈകുന്നേരം പഠിക്കാൻ ഇരുമ്പത്തേക്കും അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് മൊത്തം Mind ആകെ അങ് Disturbed ആയിട്ട് ഇരിക്കുവാരിക്കും അത് കൊണ്ട് രാത്രി

എന്ത് സംശയം ഒണ്ടെങ്കിലും Teachers ൻറെടുത്ത് ചോയിക്കണം അപ്പൊ പിള്ളേരൊക്കെ നമ്മള് Teachers ൻറെടുത്ത് ചോയിക്കുന്നെ ഓ അവ എന്തിപ്പോ നിനക്ക് നല്ല ധൈര്യനല്ലെന്നൊക്കെ അവര് പറയും കാരണം നമ്മള് സംശയ ആണ് ചോയിക്കുന്നത് അതുകൊണ്ട് നമ്മള് ഒന്നും പേടിക്കാനില്ല ഇത്രേം നാൾ ചോയിച്ചിട്ടില്ലെങ്കിലും ഇനി ആരുന്നാലും അങ്ങോട്ട് Teachers എന്ത് എനിക്ക് Doubt ആണ് ന്ന് പറഞ്ഞിട്ട് ചോയിക്കണം ഉം അവർക്ക് ഇപ്പൊ ആ അഹ് Doubt ഒക്കെ അപ്പൊ അപ്പൊ വരുന്നതെല്ലാം Clear ഒക്കെ ചെയ്യും അങ്ങനെ ഒരു Portion നും പഠിക്കാതെ വിടരുത് Final exam ന് പോകുമ്പോ ഒന്നും പഠിക്കാതെ പോകരുത് കാരണം ചെലപ്പോ എൻറെ Class ആണെങ്കി Friends ഒക്കെ പറയും ഇതൊന്നും ചുമ്മാ നമ്മള് പഠിക്കണ്ട ഇതൊന്നും ചോദിക്കൂല ഇതൊന്നും വേണ്ടന്ന് പറഞ്ഞ് ഒഴിവാക്കും ചെലപ്പോ ഞാനപ്പോ ചിന്തിക്കുന്നേ എന്താന്ന് ചെലപ്പോ ഇതാരിക്കും Final exam ന് ആറ് Mark നാണ് ചോയിക്കുന്നത് അങ്ങനെ ചോയിച്ച നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വേറൊന്നും ചെയ്യാൻ പറ്റൂല Option നൊള്ളത് ചെലപ്പോ Option ഒള്ള അറിഞ്ഞൂടെങ്കി തീർന്ന് അതുകൊണ്ട് ഒന്നും ഒഴിവാക്കാതെ പഠിക്കണം ഏത് ചോയിക്കും എവിടുന്ന് ചോയിക്കുംനൊന്നും നമുക്ക് പറയാൻ പറ്റൂല Maths ന് മാത്രാണ് ഒര് മൂന്ന് Type ആയിട്ട് Questions divide ചെയ്തിട്ടുള്ളത് ഒന്ന് ഭയങ്കര ഒന്നും അറിഞ്ഞൂടാത്ത ആള്കൾക്ക് വേണ്ടിട്ട് Just pass അവനുള്ളത്‌ പിന്നെ ഒര് Medium level കാർക്കും പിന്നെ Full mark അപ്പം നമ്മള്

ഈ എന്താണ് ഓരോ Area focus ചെയ്ത അയിലന്ന് ഇങ്ങത്തെ ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത് ഇത് തന്നെ Repeat ചെയ്ത ചോയിക്കുന്നൊള്ളത് പഠിക്കാവൊള്ളത് പക്ഷെ ബാക്കിയൊള്ള Subject ന്ന് പറഞ്ഞ ഏത് വേണേ ചോദിക്കാം എങ്ങനെ വേണോ ചോദിക്കാം എവിടുന്ന് വേണോ ചോദിക്കാം അതുകൊണ്ട് എല്ലാം പഠിച്ചോണ്ട് തന്നെ ബാക്കിയുള്ള Subject ലേക്ക് പോണം എന്ന് പറഞ്ഞ് Maths ഉം ആ അത് മാത്രം പഠി ഓരോ Portion മാത്രം പഠിക്കാനൊന്നല്ല എല്ലാം പഠിക്കണം ഇപ്പൊ ചെലപ്പോ നമുക്ക് Final exam ന് ചോയിക്കും നമ്മള് കൊറേ എ വാ Question papers ഒക്കെ Workout ചെയ്ത നോക്കുവാരിക്കും പക്ഷെ Final exam ന് Direct text ആണ് ചെലപ്പോ Questions ചോയിക്കുന്നതെങ്കിൽ പോലും

ആ അതെ Question paper എ ത തന്നിരിക്കുന്ന ആ ഒര് Model തന്നെ Filling the blanks true or false അങ്ങനത്തെ എല്ലാവോണ്ട് പിന്നെ അത് കഴിഞ്ഞ് One mark two mark അങ്ങനത്തെ ഒക്കെ ആണ് കൂടുതലും നമുക്ക് Text ഉള്ള ആ ഒര് Formula ഉപയോഗിച്ച് തന്നെ ചെയ കൂടുതലല്ല മൊത്തത്തി ആ ഒരു Text ൽ തന്നിരിക്കുന്നെ പിന്നെ നമുക്ക് പഠിക്കാനൊള്ള Formulas ഒക്കെ തന്നെയാ കൊറേ നാളത് ചെയ്ത പഠിച്ച് പഠിച്ച് വരുമ്പോ നമ്മളെ മനസ്സിലോര് Speed ആ അതുകൊണ്ട് Formula മറന്ന് പോകുന്നൊള്ള ഒരു Tension വേണ്ട എപ്പഴും എപ്പഴും ചെയ്തോണ്ടിരുന്ന മതി ഏറ്റോം പാടൊല്ല Subject ഒര് ദിവസം നമ്മള് ചുമ്മാ ഇരിക്കുമ്പം അഹ് നമ്മള് ചുമ്മാ ഇരിക്കില്ല Through hour പഠിക്കുമ്പോ പ പഠിച്ച് മതീന്ന് വിചാരി സമയത്ത് എന്തെയ്യണം Maths എടുത്ത് വെച്ച് ചെയ്യണം അതോര് Hobby അല്ലെങ്ങിലോര് Daily routine ആക്കി Habit ആക്കി വെക്കണം എന്നിട്ട് Maths ൻറെ Question paper workout ചെയ്യണം ഉം Maths ന് കൂടുതലും ഈ Google ലും അങ്ങനത്തെ കാര്യങ്ങളും ഓരോ Videos ഉം കാര്യങ്ങളൊക്കെ ഒണ്ടല്ലോ അതിൻറെ ഒക്കെ Questions ഒക്കെ Reference ചെയ്യും എന്ന് വെച്ച നമ്മടെ ഈയൊരു Standard ല് വേണ്ടതൊക്കെ അങ്ങനെ Online ആയിട്ട് ഒരുപാട് Videos ഒക്കെ ഒണ്ടല്ലോ അപ്പൊ അതൊക്കെക്കൂടെ Refer ചെയ്യുന്നത് നന്നാരിക്കും കാരണം അവരും ഇതുപോലെ കുത്തിയിരുന്ന് എല്ലാരും അവരെ Videos കാണാൻ വേണ്ടിട്ട് ഒരുപാട് സ്ഥലങ്ങളിന്ന് അവര് നോക്കും ഏതൊക്കെ Question ആണ് സിയ എന്താണ് Previuos year ചോദിച്ചിട്ടൊണ്ടാരുന്നത് അപ്പൊ ഏതൊക്കെ വരാൻ Chance ഒണ്ടെന്നൊക്കെ പറഞ്ഞവര് നോക്കും അപ്പൊ ഇങ്ങനെ Sure ആ അത് Previous year ന്റ Question paper എടുത്തിട്ട് അതില് കൂടുതല് Important ആയിട്ടൊള Questions ഒക്കെയാണ് അവര്

ഒന്നും അറിഞ്ഞൂടെങ്കി മാത്രേ ഞാൻ Video കാണാനിരിക്കൂള് ഞാനങ്ങനെ ഇതുവരെ Tenth ല് അയേന് ശേഷം അങ്ങനെ ഇരുന്നിട്ടില്ല Just ചെലപ്പോ വല്ലതും കാണും അത്ര മാത്രേ ഒള്ളു കാരണം നമ്മള് Teachers ഇപ്പൊ School maths ഒന്നാണ് പറഞ്ഞേരണത് എൻറെ School ല് പറഞ്ഞ് തരണ രീതി തന്നെയാണ് എൻറെ Tution ലും Follow ചെയ്യണേ അതുകൊണ്ട് അതൊരു പ്രശ്‌നവല്ല അപ്പൊ ആ Videos ഒക്കെ നോക്കുമ്പോ അവര് വേറൊരു രീതിയാരിക്കും Follow ചെയ്യുന്നേ അപ്പൊ നമുക്ക് എല്ലാം കൂടെ Confusion ആകും അതുകൊണ്ട് അത് നോക്കൂല Maths ൻറെ കാര്യത്തിലൊന്നും അത് നോക്കുല അതുപോലെ ബാക്കിയൊള്ള വിഷയങ്ങൾക്ക് പരീക്ഷെടെ തലേ ദിവസം അവർക്ക് പറഞ്ഞ് താരാണെന് ഒരു പരിധി ഒണ്ട് അപ്പൊ ഭയങ്കര Important ആയിട്ടൊള്ള Questions ആണ് പറഞ്ഞരണെ എനിക്കെന്ന് പറഞ്ഞ് കയിഞ്ഞ ഞാൻ പഠി പഠിച്ച് വെച്ചിട്ടുണ്ടല്ലോ Already അതുകൊണ്ട് പഠിച്ച സംഭവങ്ങള് വീണ്ടും വായിച്ച് വായിച്ച് മനസ്സില് ഞാനിങ്ങനെ ഓർത്തെടുക്കും അപ്പഴാ എനിക്ക് നന്നായിട്ട് പരീക്ഷ എഴുതാൻ ഒരു Confidence കാണുള്ളൂ ആ ഞാനീ ഇത് കൂടുതലും ഇങ്ങനത്തെ ഈ Videos ഒക്കെ കണ്ടിരുന്നത് ആ ഒര് കൊറോണ Timing ന് കാരണം ആ Timing ന് എനിക്ക് Maths class ന് ഞാൻ വലുത് ആ ഒര് എന്താ Importance ഒന്നും കൊടുക്കത്തില്ല ഞാൻ വലുതായിട്ടൊന്നും ശ്രദ്ധിക്കത്തില്ലായിരുന്നു Maths class ല് ആ ഒരു സമയം പിന്നെ Exam ഒക്കെ അടുക്കുമ്പഴത്തെക്കാണ് ഈ കൂടുതല് Videos പിന്നെ Google ലോള്ള Questions ഒക്കെ Refer ചെയ്തത് Google ലൊള്ള Questions ഞാൻ അതിപ്പഴും Reference ചെയ്യും കാരണം അഹ് എന്താ നമ്മള് ഇപ്പളും പഠിക്കാനായിട്ടോള്ളത് തന്നെ അതില് അവര് Problems ൻറെ Equations ഒന്നും തന്നിട്ടില്ല ഒരു Question തരും അത് കളിച്ചിട്ട് അതിന് Answer തൊട്ട് താഴെ എന്ന് വെച്ച അവർ ആ ഒരു Law അല്ല നമ്മളെ അഹ് ഉപയോഗിക്കുന്നത് അതിപ്പോ പല രീതിക്കാണ് ഓരോരുത്തര് Answer ഇട അപ്പൊ നമ്മളെ രീതിക്ക് ചെയ്ത നോക്കണം അവര് Answer നോക്കരുത് നമ്മളേത് Question ചെയ്യണ സമയത്തായിരുന്നാലും താഴെ Answer കൊടുത്തിട്ടുണ്ടെങ്കി Answer നോക്കാതെ നമ്മക്കത് Already പഠിച്ച് കഴിഞുമ്പോ ഒന്ന് എല്ലാം ശെരിയാണോന്ന് Verify ചെയ്യാൻ വേണ്ടിട്ടാണല്ലോ എന്തായാലും നമ്മള് Question ചെയ്യാൻ പോണേ അപ്പോൾ Answer ചെയ്ത നോക്കിയെന് ശേഷം നമുക്ക് ഉത് ഉത്തരം ശെരിയാണോന്ന് ഉത്തരം മാത്രം നോക്കണം Step നോക്കി കഴിഞ്ഞ നമ്മള് വേറെയാണ് പഠിച്ചെന്ന് നമുക്ക് Confusion ആകും അപ്പൊ ഉത്തരം നോക്കുമ്പോ ഉത്തരം ശെരിയാണെങ്കി ആ അടുത്ത Skip ചെയ്ത അടുത്ത Question ലോട്ട് അവിടെ തെറ്റാണെങ്കി അത് Round ചെയ്ത വെച്ചിട്ട് നമ്മള് Teacher ൻറെടുത്തോ അല്ലെങ്കി Tution പോണൊണ്ടെങ്കി എവിടെയോ ആരെടുത്തെങ്കിലും ചോയിക്കണം അഹ് കൂടുതലും ഞാൻ അഹ് Teacher മാരെടുത്ത് ചോയിക്കും കാരണം Tution ല് പഠിക്കുന്നത് അവിടുത്തെ ആ Teacher പഠിപ്പിക്കുന്നത് വേറൊരു Rule ആയിരിക്കും ചെലപ്പോ നമ്മള് School ല് പഠിപ്പിക്കുന്നത് വേറൊരു Rule ആയിരിക്കും അതൊക്കെ വരുമ്പഴത്തെക്കിനും കൂടുതൽ ആ ഒരു Confusion ഒക്കെ വരാനുണ്ട്

Ninteth ൻറെ Final exam ഒക്കെ എഴുതുന്നത് സമയത്ത് എനിക്കൊരു ചൂടു ഇല്ലാരുന്നു കാരണം നമുക്ക് ആ ഒര് Tenth ൻറെ ഒരിടത്തും വരണ Mark അല്ലല്ലോ അങ്ങനൊരിതാരുന്നു അതോണ്ട് ഭയങ്കര Pressure കൊടുത്തൊന്നും ഞാൻ പഠിച്ചിട്ടില്ലാരുന്നു ഇപ്പൊ Tenth ആയെന് ശേഷാണ് ശെരിക്കും പഠിക്കണം വേണംന്ന് വിചാരിച്ചിട്ടെനെ പഠിക്കണത് പക്ഷെ അങ്ങനെ ആയിരിക്കരുത് Nineth ലെയും നന്നായിട്ട് പഠിച്ചാലേ Tenth നല്ല Mark വാങ്ങിക്കാൻ പറ്റു ആ ഒര് ബോധ്യത്തോടെയാണ് നമ്മള് പഠിക്കാൻ ആ ശെരി എനിക്കൊരു Call വരുന്നൊണ്ട് ഞാൻ കൊറച്ചും കൂടെ കഴിഞ്ഞിട്ട് വിളിക്കാം

hello hello നീ എടയ ഇള്ളെ? ഞാൻ വീട്ടില്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 ആ ഞാനിഞ്ഞ എത്രേസായി വിളിക്കിന്ന് കൊറേ കാലായി വീട്ടിലിങ്ങന ഇരിക്കിന്ന് എടെയെങ്കിലും ഒന്ന് പോണേനു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 ഞാൻ കൊറേ കാലായി പോയിറ്റ് എന്താലു അനക്കൊന്ന് പോണം ആ കൊറേ കാലായില്ലേ എല്ലാറോടും കൂടി ഒന്ന് പൊയിട്ട്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 ഇപ്പൊ ഏതാ രോമാഞ്ചംന്ന് പറഞ്ഞ ഒരു പടം കേട്ടിന് ആ എന്നാ അയിന് പോവ്വാ എല്ലാരും നല്ല അഭിപ്രായ പറേന്നെ അയ്‌ശേരി എന്നാ പിന്ന ആയിനങ് പോയാലോ ആ നാളെ അയിന്റെ show എപ്പാന്ന് ഇള്ളത് നോക്കാ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

കൂട്ടീട്ട് പോവ്വാ ഏർ ആഹ് ആഹ് എന്നാ അങ്ങന നോക്കാ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 എത്ര മണിക്ക എന്ന പറ? ഞാൻ വിചാരിക്കുന്ന നാളെ രാത്രി പോയാലൊന്ന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 പക്ഷെ രോമാഞ്ചം നല്ല സിനിമയാന്ന പറേന്ന കേട്ടെ അതേല്ലോം കേട്ടിട്ട് ഇനീപ്പോ നാളെ ഇനീപ്പോ ഇവിടെ വരണ്ടേ വന്നിട്ട് അങ്ങോട്ടേക്ക് വരണ്ടേ അതെന്നെ സമയം ഒരുപാട് ആവുഅല്ലേ അതാ ഞാൻ പറഞ്ഞത് നാള രാത്രി പോവാന്ന് എന്നാ അതാരിക്കുഅല്ലെ നല്ലേ നല്ല പടാന്ന പറേന്ന കേക്കുന്നേ എല്ലാരും ഞാനിപ്പോ പോയെ എല്ലാരും പറേന്ന അടിപൊളിയാന്ന് ആ സിനിമേന പറ്റി പറയാന്നാണെങ്കിൽ ഭയങ്കരയിട്ടിള്ള തമാശ എല്ലൊം ഇണ്ട്ന്ന് പറേന്ന കേട്ടെ അതോണ്ടെന്നെയാ ഒന്ന് കാണാനൊന്ന് പൂതി ആഹ് അതെന്നെ ആരെല്ലോ പറേന്ന കേട്ടിന് നിലത്തിരിന്നിട്ടെല്ലോം ചിരിക്കാൻ മാത്രം ഇണ്ട്ന്ന് കൊറേ കാലായില്ലേ അങ്ങനൊരു comedy പടം കണ്ടിട്ട് അതെല്ലാം പോട്ടെ അയിൽ പ്രേതം ഇണ്ട്ന്ന് പറേന്ന കേട്ടിനല്ലോ അത് ഇള്ളേന്നയാപ്പാ എന്ന ഇൻഞെയും കൂട്ടി പോവ്വത്തെയ നല്ലേ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 അയെ ഇപ്പൊ അങ്ങനെയായ എന്ന പിന്നെ മരിയാദിക്ക് ഞാൻ അംങ് പോവ്വുല്ലേ അനക്ക് ഭയങ്കര പേടിയാപ്പാ അതെ അതെ ഇഞ്ജ് ഇരുന്ന് ഞെട്ടുന്ന കാണാലോ ആഹ് എന്താലും തീരുമാനിച്ചയല്ലേ നാളെ ഒന്ന് പോയിക്കളയ നാളെ രാത്രി ഒരു പതിനൊന്ന് മണിന്റെ show ഇന് പോവ്വാ ആഹ് ആയിന്റോത് പ്രേതം ഇണ്ട്ന്ന് ആരാ പറഞ്ഞെ ഞാൻ ഇതുവരെ അങ്ങനൊന്നും കേട്ടിട്ടില്ല കേട്ട ഭയങ്കര തമാശയാന്നെല്ലോ പറേന്ന കേട്ടിനിന്നെല്ലാണ്ട്‌ പ്രേതോണ്ടിനൊന്നും പറേന്ന ഞാനിതുവരെ കേട്ടിട്ടില്ല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 ഞാൻ കണ്ടിട്ടില്ല എല്ലാരും പറേന്ന ഭയങ്കര കോം ഏർ comedy പടാന്നു അതാ ഞാൻ എല്ലാണ്ട് ആരും പ്രേതം ഇണ്ടെന്ന് പറേന്നയൊന്നും ഞാൻ കേട്ടിട്ടില്ല trailer ഞാൻ കണ്ടിട്ടില്ലാന്ന് ഇള്ളയാന്ന്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 അങ്ങനെ എന്തെങ്കിലുമായിരിക്കും ഞാൻ ഇതുവരെ അതൊന്നും കേട്ടിട്ടില്ല അതെല്ലോന്ന പറേന്നത് വേറെ ഏതിനു സിനിമ പ അടിന്നെല്ലോം പറേന്നത് ഉഹ്ഫ്‌ അതെല്ലാന്ന് theatre പോയി കാണണ്ടത് അങ്ങനൊരി സിനിമ ഇല്ലെന്വ ആഹ് അതെല്ലാ ഈ രോമാഞ്ചത്തിനെ കുറിച്ച പറയുമ്പോ ഏർ ഇതിന്റെ ticket കിട്ടാൻ ഭയങ്കര പാടാരിക്കും കാരണം അത്രക്കും ആള്ക്കാര് പോന്നിണ്ട് ഇപ്പൊ ആഹ് രാത്രീന്നെല്ലോം പറേമ്പോ ആള്ക്കാര് കുറവാരിക്കുന്ന് അങ് വിചാരിക്കാം എല്ലം പോട്ടെ അനക്ക് അയിലെ പാട്ട് ഭയങ്കര ഇഷ്ടാട്ടോ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

ആഹ് അതങ്ങ് ഭയങ്കരായി പോയിട്ടില്ലേ എല്ലാരും ആയിനപ്പറ്റിട്ട ല്ലെനുവാ പറേന്നെ എനിക്കന്നേരം അറിഞ്ഞും കൂടി കൂടെനും അത് ഏത് പടത്തിന്റയാന്ന് പിന്നെയാ എല്ലാരും പറേന്ന കേട്ടെ ഇതിന്റൊതില്ലതാന്ന് ഞാനു അങ്ങനെ തെന്നെയാപ്പ അറിഞ്ഞേ പിന്നെ അറിഞ്ഞപ്പോ വിചാരിച് എതാലും ഒരു തമാശ സിനിമ അല്ലെ തമാശ പാട്ടും ആയി ആഹ് പക്ഷെ അത് കേൾക്കുമ്പോ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇതൊരു തമാശ പടം ആരിക്കുംന്ന് ഞാൻ വിചാരിച്ഛ് വല്ല അടിയോ പിടിയോ ആരിക്കുംന്ന്

ഏത് ഇഞ് പാട്ടാ കണ്ടേ പാട്ട് കണ്ട് അത് പോലത്തെന്ന വേറെ സാധനോം കണ്ട്

പാട്ട് പോലത്തെന്നെ വേറെ കാര്യോം ഇല്ലേ trailer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 ഞാനൊരി സിനിമേന പറ്റി നോക്കി കയിഞ്ഞ അനക്ക് അത് കാണണം അതോണ്ടാ ഞാൻ ഇഞ ഇങ്ങന വിളിച്ചോണ്ട് നിക്കുന്നെ ഇഞ് വാ ഞമ്മക്ക് പോവ്വാ അയിന് ഞാൻ പറഞ്ഞിനോ നാളെ പോണ്ടാന്ന് നാളെ പോവ്വാ ആഹ് സിനിമാന്ന് പറേമ്പോ വിക്രം ന്ന് പറേന്ന സിനിമേല്ലേ അതാ അനക്ക് ഓർമ വേർന്ന ആഹ് ആഹ് അത് ശെരിയാ

ആഹ് അയിൽ ഭയങ്കരം അല്ലെ അത് പോയി കാണുവന്നേല്ലോം പറഞ്ഞാ ഓഹ്‌ നല്ല ധൈര്യം വേണം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 ചങ്ങായിമാർ ന്ന് വെച്ചാ സിനിമ കാണാൻ പോവുമ്പോ ചങ്ങായിമാരേം കൂട്ടി പോണം എന്താ രസം ഞമ്മളെല്ലാരും കേറി ഏർ ഇങ് വന്ന് കമലഹാസൻ ഇങ് വന്നപ്പോ ഏതാ കയ്യടി ഒന്നും പറയാനില്ല ഓഹ് ഇഞ് അടിപൊളിയായി പോവ്വുയെല്ലൊം ചെയ്യതിനല്ലേ ഞമ്മളോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ അങ് പെട്ടെന്ന് അങ് പോയതാ അനക്കിത് കാണണംന്ന് ഒന്നും ഒരു ആഗ്രഹോം ഇല്ലെർന്നു പിന്നെ ചങ്ങായിമാരെല്ലൊം വിളിച്ചപ്പം അങ് കേറി പോയി ആയിൽ ഫഹദ് ഫാസിലിന്റെ അഭിനയം എന്റമ്മോ ഒരു രക്ഷയുമില്ല ഫഹദ് ഫാസിലിനെ മലയാളത്തിൽ കിട്ടാത്ത ഏറ്റവും കൂടുതല് അംഗീകാരം കിട്ടിയത് അതിനാണ്

ഞാനു അതെന്നയ വിചാരിക്കുന്നെ ഏതാ അഭിനയം ഞാൻ ആയിന്റോത് ചോരയെല്ലൊം വരുന്ന കാണുമ്പോ ഞാൻ കൂക്കി ഇടുന്നേനു ആ ok ok എന്നിട്ട് വേറെന്തെല്ലാ വിശേഷം ആ നല്ല വിശേഷം തന്നെ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 ഞാനോ ഞാൻ ആരെയെങ്കിലും കൂട്ടി പോവ്വാന്ന വിചാരിക്കുന്നേ ആഹ് എല്ലാ ഇഞ് വീട്ടില് പറേന്നില്ലേ വീട്ടിലാ വീട്ടിലെന്തിനാ പറേന്ന് വീട്ടിൽ പറയുവോന്നും വേണ്ട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 അതൊന്നു സാരോല്ല phone switch off ആക്കിയെ എന്റെ അമ്മ ചേലേപ്പോം ഇഞ്ഞെയും വിളിക്കും കേട്ട ഇഞ് നോക്കണേ എല്ലാ നീ അവസാനം പോയ സിനിമ ഏതാ? ഞാനവസാനം ഇതിന് തന്നെ വിക്രത്തിന് തന്നെ ന്നിട്ടോ എന്താ അവസ്ഥ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 അയിന് ഞാൻ രാത്രിയാ പോയെന്ന് ആരാ പറഞ്ഞെ ഞാൻ രാത്രിയാ പോയെന്ന പറഞ്ഞെ

ഈട ഇപ്പൊ ഏച്ചി ഇണ്ട് ഏച്ചിന്റെ പിള്ളാരെല്ലൊം ഇണ്ട് പിന്ന അമ്മ എല്ലാരു ഇണ്ട്. ആടയോ? ഈട ആരാപ്പാ ഈടേം അങ്ങന തന്നെ എല്ലാരു ഇണ്ട് അല്ല ഇനിക്ക് നാളെ വേറെ എടയ പോവ്വാനുള്ളേ

എന്നിട്ട് ഇഞ എല്ലാം കൂടി രാത്രി എത്തുവോ? രാത്രിയാ രാത്രി സിനിമക്ക് പോവ്വനാണേൽ എന്തായാലും വരും സിനിമ കഴിഞ്ഞിട്ടല്ലേ ബാക്കി ഉള്ളു സിനിമക്ക് പോവ്വാനല്ലേ ഇത്രയും പറഞ്ഞെ നാളെ എന്താലും പോവ്വാ ആഹ് ഇഞ് ഭക്ഷണേല്ലോം കഴിച്ച? ഇല്ലപ്പാ കഴിക്കണം വിശപ്പൊന്നുല്ല ഇഞ്ഞിയോ ഇത്ര നേരായിട്ട് കഴിച്ചിട്ടില്ലേ ആട എന്താക്കുന്നാ?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

വെറുതെ ഇരിക്കാലെല്ലൊം ഒരു പണി ആണോ അതെല്ലോ ഒരു രസല്ലേ ഇവിടെ വേറെ കൊറേ പണി എല്ലൊം ഇണ്ട് എച്ചിയും പിള്ളാരും എല്ലാം ഇള്ളതല്ലേ ആഹ് ഇഞ്ഞോടി ഇള്ള ആ കുരുട്ട് ഇണ്ടോ അവിടെ ആഹ് ആ കുരുട്ട് ഇള്ളതുകൊണ്ടാ ഇത്രയും പണി വന്നേ